എന്തര്പ്പെ ഇങ്ങനെ പോകുന്നു സാർ. സാറിനെ കണ്ടിട്ടെത്ര നാളായിലേ? ഉം ഇയ്യൊക്കെ വിളിക്കണ്ടേ. വിളിച്ചാലല്ലേ ഞാൻ എനിക്കൊക്കെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റൂ. ഓഹ് അത് ശെരി. ഏഹ്. എന്ത് സാറിന്റെ വർത്താനം? സുഖം തന്നേ? ആഹ് വാർത്താനോക്കെ ഇങ്ങനെ പോന്നപ്പാ. നീയ് വിശേഷോന്നും പിന്നെ പറഞ്ഞിട്ടോ കണ്ടിട്ടോ ഇല്ലല്ലോ. കൊറേക്കുട്ടികളെല്ലാം വിളിക്ക്ണ്ട്.

നമ്മളെ കൂടെത്തന്നെ ഇണ്ടായ കുട്ടിയല്ലേ സുമേഷ് നീയെല്ലാം. ആഹ് ആഹ് ശെരി ശെരി. ഉം ഉം. ഉം പിന്നെ എന്തെല്ലാ സാറേ ഞാൻ സംസാരിക്ക് നിന്റെ പഠിപ്പിനെക്കുറിച്ചൊക്കെ കൊറച്ച് കാര്യങ്ങള് പറ നീ. നിന്റെ പഠിപ്പൊക്കെ എന്തായി? നമ്മള് ലാസ്റ്റ് പത്താം ക്ലാസ് വിട്ട് പിരിഞ്ഞ് പോവുമ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിനാക്കെ ഞാനറിയട്ടേ. എന്തായിപ്പ

പത്താം ക്ലാസിന് ശേഷോ.

അതെയാ. ഞാന് പത്താം ക്ലാസ്സില് ബയോളജി സയൻസെടുത്ത് പ്ലസ് വണ്ണ്പ്ലസ് ടുവെല്ലാം.

എന്നിട്ടിപ്പോ ബി എസ് സി ചെയ്തോണ്ട്ക്ക്ന്ന്, ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലാണ് വർക്കിംഗ്. ഉം.

ഉം ഉം. പക്ഷെ സാറേ എനിക്കൊരു ചെറിയ സംശയം. ചോയ്‌ച്ചോട്ടെ?

ഉം അതായത് എന്റെ കൂടെ പഠിച്ചിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയിണ്ട് പ്രഭാകരൻ.

മനസ്സിലായില്ല.

അല്ല അവന്റൊരു പ്രയാസങ്ങളോനെന്നോട് ഷേറ് ചെയ്തൂന്ന് പറയാ.

ആഹ്. മെക്കാനിക്കലാ മെക്കാനിക്കലിനാ താല്പര്യല്ലേ? ആഹ് ആഹ് ആഹ്. ആഹ് അതെ പക്ഷെ അവന്റെ അച്ഛന് വല്യ സ്റ്റാറ്റസ് എന്താ പറയാ വല്യ സ്റ്റാൻഡേഡ് ആളുകളെടേല് സ്റ്റാൻഡേഡ് കിട്ടാൻ വേണ്ടീട്ടവനെ മെഡിക്കൽ ക്ലാസ്സിന് നിർബന്ധിപ്പിച്ച് ചേർത്തതാണ്.

ഏഹ്. പക്ഷെ അവനാണെങ്കിലത്

അപ്പൊ അവന് ഇഷ്ടം മെക്കാനിക്കലാണ്, പക്ഷെ അവന്റെ അച്ഛൻ അവനെ ഈ ഫീൽഡിലേക്കിങ്ങനെ പ്രെസ്സെയ്ത് പറഞ്ഞയയ്ക്കുന്നു. ഉം.

ആഹ് അതെയതെ. ഞങ്ങള്‍ എന്ത് ചെയ്യൂന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നു പറഞ്ഞേ. എത്രവരെ പഠിച്ചു?

അവനെന്താ പറഞ്ഞില്ലേ അവന് പ എന്താണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നവന് ഈ ഈ ഫീൽഡിലാണ് മെഡിക്കൽ ഫീൽഡിലല്ല. മെഡിക്കൽ ഫീൽഡ് ആഹ് മനസ്സിലായി മനസ്സിലായി. മെഡിക്കൽ ഫീൽഡിലേക്ക് ഓന്റെ അച്ഛനമ്മമാർ അവനങ്ങനെ പറഞ്ഞയച്ചൂന്നാണോ പറയണെ? ആഹ് അവന്ടിഷ്ടം ബി ടെക്കാണ്. മറ്റേ മെക്കാനിക്കൽ. പക്ഷെ അവന്റെ ബി കെറ്റ് ബി ടെക്കാണ് ഇഷ്ടവല്ലേ? ആഹ് പക്ഷവന്റെ മാതാപിതാക്കള് അവന്റെ അച്ഛനമ്മ പറയുന്നു നീ എടുക്ക് ഡോക്റ്ററാവ് അങ്ങനാവ് ഇങ്ങനാവ്നെല്ലാം പറഞ്ഞ് അവനെ നിർബന്ധിപ്പിച്ച് ഇതെടുപ്പിച്ചേണ്.

ഉം ആഹ് മനസ്സിലായി. ഇത് ഇപ്പഴത്തെ കാലന്ന് പറഞ്ഞാല് വിദ്യാർഥികൾക്ക് അവര്ടെ ആവശ്യങ്ങള് ചൂസെയ്‌തഴിയോം ആ രീതീലേക്ക് മുന്നോട്ടേക്ക് പോയിട്ടില്ലെങ്കില് ഭാവി തീർച്ചയായിട്ടും ഉണ്ടാവുകയില്ല.

ആഹ്. ആഹ് അത്. അങ്ങനെ മാതാപിതാക്കള് തീർച്ചയായും അതൊരു അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യാന്ന്. പിന്നെ

അവന്‍റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും ഇഷ്ടപ്പെട്ട ഇതിലേക്ക് അവന്ക്കെത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് മനസ്സിലാക്കാനല്ലേ ഇള്ളൂ. പിന്നെ അവനെന്തായാലും അവനത് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന്റെ പിന്നാലെ പോയിട്ടേ കാര്യവുള്ളൂ. അമ്മക്കറിയാലാ.

ആഹ് ആഹ് ആഹ്. പക്ഷെ ഞമ്മള് ഏഹ്. ഞാനത് പറയണ്ട ആവശ്യില്ലല്ലോ, ഞാൻ നിന്നെ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. നമ്മടെ കൂട്ടത്തിലെ ഉഷാറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ അച്ഛനമ്മമാര് തള്ളിവിട്ട് പോയ മുന്നോട്ടേക്ക് പോയ വ് കുട്ടികളൊന്നും മറ്റേ മുന്നോട്ടേക്ക് പോകാള്ള സാഹചര്യം വന്നതേ ആഹ് അതെയതെ നമുക്കറിവുണ്ട്. അതെ സാറ്

പിന്നെ അവരോട് പുള്ളേർടെ അച്ഛനമ്മമാരോട് സംസാരിക്കുന്ന ലെവലിൽ അയ്ന്റെ ടീച്ചേഴ്‌സോ, അല്ലെങ്കിയവനെ പഠിപ്പിച്ചാൾക്കാരോ ആരെങ്കിലുവുണ്ടെങ്കിലേ അവര് സംസാരിച്ച് അവനിഷ്ടോള്ള മേഖലയിലേക്ക് പോകട്ടെ. അതല്ലേ ഒന്നും കൂടി നന്നാവാ. പക്ഷെ അവടെ വേറേ എന്നെച്ചാ വേറെ പ്രശ്നിണ്ടിപ്പോ, അതായത് ഏഹ്, ഇവനെയീ ഫീൽഡിലേക്ക് ചൂസ് ചെയ്തതന്നെ ഇവന്റെ പ്രീഫെറെയ്‌തന്നെ ഇവന്റെ ടീച്ചറാണ്, അച്ഛനമ്മമാരോട് പറഞ്ഞേപ്പിച്ച്.

ഉം. അപ്പ ഇവന് ആ സമയത്ത് നല്ലോണം ഫിസിക്സിലൊക്കെ നല്ല മാർക്കിണ്ടേരുന്നു ഫിസിക്സ്, കെമിസ്ട്രീല്ലാം ഉം. അഹ് ആഹ്. എന്നിട്ടും അച്ഛനമ്മമാരതിലേക്ക് കയറ്റി. ആഹ് അതന്നെ മെഡിക്കൽ സയൻസ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന് ഇവന്റച്ഛനമ്മയില്ലേ. ഉം. ഉം ഉം അങ്ങനെ. അതെ ആ കുട്ടി തീർച്ചയായും ഈയൊരു മേഖലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഉം നിന്റെ കൂട്ടുകാരനായത് കൊണ്ട് മാത്രല്ല, എന്നെയറിയാലോ എനിക്കീ വിദ്യാർഥികൾടെ കാര്യംന്ന് വെച്ചാല് വളരെ ഇഷ്ടോള്ള അവരുടെ മേഖലകള് കണ്ടെത്തീട്ടവരെ സഹായിക്കാന്നെച്ചത് എല്ലാരു നല്ലൊരു കാര്യാണ്.

അപ്പ നമുക്ക് പറ്റാച്ചാ നമുക്കത് പെട്ടെന്ന് ചെയ്യാം. എനിക്ക് കൊറച്ച് തെരക്ക്കള്ണ്ട് ഞാൻ പിന്നീട് വിളിക്കാന്നാണ് തോന്നുന്നത്. കൊറച്ച് തെരക്ക്കളിണ്ട്. അതുകൊണ്ട് അച്ഛനമ്മമാരോട് പറയുന്നതിനുപരി മറ്റ് ടീച്ചേഴ്സ് അതുപോലുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് ആഹ് അതെനിക്കറിയാം. ഉം.

ആഹ് ഓക്കെ ഓക് ഉം.

ആഹ് ഓക്കേ ഓക്കേ സാർ. അഹ് സാർ ആഹ് ഓക്കെ ഓക്കെ സാർ. നമസ്ക്കാരം. ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഗണേശന്നപ്പിന്നെ ഞാൻ പിന്നെ വിളിക്കാട്ടാ. ആഹ് ഓക്കെ.